വിജി കൊടുംകാറ്റിൻറെ വേഗം എത്രയെണെന്ന് നിനക്ക് അറിയോ വിജി അറില്ല അനു കുറച്ച് പറയാമോ ആ ഈ കൊടുംകാറ്റ് നമ്മൾടെ കരയില് കടക്കുമ്പോ അഞ്ച് Meter ൻറെ വേഗത്തിലാണ് ഇത് വി വരുന്നത്

ആ ഈ അഞ്ച് Meter ൻറെ വേഗത്തില് വരുന്നതാണ് നമുക്ക് മല കൊറച്ച് കൂടുതലായിട്ടും പിന്നെ ഈ വെള്ളൊക്കെ പെരുകി വരുന്നതില്ലേ

അതിൻറെ കാരണങ്ങളൊക്കെ ഈ ആയത് കൊണ്ടാണ് അങ്ങനെയണോ ആ പക്ഷെ വന്നിട്ട് അനു ഈ സമയത്ത് വന്നിട്ട് അഹ് Normal ആയിട്ട് പെയ്യ്ന്ന മളയില് വന്നിട്ട് മലക്കൂടുതലയിട്ട് തന്നെ വരുന്നത് അത് വന്നിട്ട് എങ്ങനെ പറയാന്ന് വെച്ച Seven hundred and seventy three milli meter മഴയാണ് പെയ്യുന്നത് ഈ മഴ എങ്ങനെയാ വരണത്ന്ന് വെച്ച കടലില്ലെ

ആ കടലിൻറെ അഹ് Feature വന്നിട്ട് കൊറച്ച് അത് അഹ് കൂടുതൽ ആഴങ്ങൾ വന്നിട്ട് ഇങ്ങനെ മഴ പെയ്യുക